ഒരു പരദേശി പണ്ഡിതനായിട്ടുള്ള ഉത്ഗണ്ട ശാസ്ത്രികൾ എത്തി. എന്നിട്ട് അവിടെ ഉള്ള എല്ലാ പണ്ഡിതന്മാരെയും അദ്ദേഹത്തിന്‍ടെ പാണ്ഡിത്യത്തിന്‍ടെ അറിവ് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാവരെയും തോൽപിച്ചു. അങ്ങനെ നാട്ടിലെ പണ്ഡിതന്മാർക്ക് നിക്കക്കള്ളി ഇല്ലാതെ ആയി. അങ്ങനെ ആ രാജാവിന്‍ടെ കൂടെ തന്നെ ഉത്ഗണ്ട ശാസ്ത്രികൾ കഴിഞ്ഞു പോരുമ്പോ. ആ നാട്ടിലെ കുറച്ച് ആൾക്കാര് പണ്ഡിതര് എന്ത് ചെയ്തു? അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഒരു വഴി കണ്ടെത്തണം എന്ന് പറഞ്ഞ് ഒരാളെ കണ്ടെത്തി. അദ്ദേഹം പ്രായം കൊണ്ട് വളരെ ചെറിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്‍ടെ പേര് കാക്കശ്ശേരി ഭട്ടതിരി. കാക്കശ്ശേരി ഭട്ടതിരിയെ ഇദ്ദേഹവുമായിട്ട് വാദപ്രതിവാദങ്ങൾക്കും മത്സരങ്ങൾക്കും പങ്കെടുപ്പിക്കാൻ ഇവർ തയ്യാറായി. രാജാവിന്‍ടെ മുമ്പില് അവർ തമ്മില് ഒരു മത്സരം സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. അപ്പോ വളരെ ചെറുപ്പക്കാരൻ ആയിട്ടുള്ള പ്രായത്തിൽ വലിയവൻ ആയിട്ടുള്ള കാക്കശ്ശേരി ഭട്ടതിരിയെ കണ്ടുകൊണ്ട് നമ്മുടെ തമ്പുരാൻ ചോദിച്ചു ആ രാജാവ് കോഴിക്കോട് സാമൂതിരി ചോദിക്കുകയാണ് ഉണ്ണി എന്തിനാണ് വന്നത്? ഈ പ്രായത്തിൽ ചെറിയവൻ ആയതുകൊണ്ട് തന്നെ കാക്കശ്ശേരി ഭട്ടതിരിയെ ഉണ്ണി എന്നാണ് അഭിസംബോധന ചെയ്തത്. ഉണ്ണി എന്തിനാണ് വന്നത്? വാദത്തിൽ ചേരാൻ ആണോ? അപ്പോ ഭട്ടതിരി കാക്കശ്ശേരി ഭട്ടതിരി വളരെ എന്താ പറയ വളരെ കാക്കശ്ശേരി ഭട്ടതിരി രാജാവിന്റെ ചോദ്യത്തിന് വളരെ ആഹ് താല്പര്യത്തോട് കൂടി മറുപടി പറഞ്ഞു. അതെ എന്ന് പറഞ്ഞു. അപ്പോ ഉടനെ തന്നെ ശാസ്ത്രികൾ ഉത്ഗണ്ട ശാസ്ത്രി ഭട്ടതിരിയെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ് ആകാരോ ഹ്രസ്വഹാ ആകാരോ, ആകാരോന്നുവെച്ചാൽ എന്താണ്? ആകാരംന്ന് വെച്ചാൽ വലുപ്പം പ്രായം കൊണ്ടും ഉയരം കൊണ്ടുമെല്ലാം ചെറിയവൻ ആണ് നമ്മുടെ കാക്കശ്ശേരി ഭട്ടതിരി. അതുകൊണ്ട് കാക്കശ്ശേരി ഭട്ടതിരി അതുകൊണ്ട് ആകാരോ ഹ്രസ്വഹാ എന്ന് പറഞ്ഞു. അപ്പോ ആകാരംന്ന് പറഞ്ഞാൽ മറ്റൊരു അർത്ഥം ശരീര വലിപ്പം കൊണ്ട് ഹ്രസ്വമാണ്, ചെറിയവനാണ് എന്നുള്ള രീതിയിൽ പരിഹസിച്ചു. അപ്പോ അദ്ദേഹത്തിന്റെ പരിഹാസത്തിന്

അകാരം എന്നത് അ എന്ന അക്ഷരം ഹ്രസ്വവും ആകാരം ദീർഘവും ആണ് അത് പറഞ്ഞിട്ട് ആകാരോ ഹ്രസ്വഹാ എന്ന് പറഞ്ഞതിന് ആകാരം എന്ന് പറയുന്നത് ഹ്രസ്വമല്ല ദീർഘം ആണ് എന്ന് പറയുകയാണ്. അങ്ങനെ കാക്കശ്ശേരി ഭട്ടതിരി ഉത്ഗണ്ട ശാസ്ത്രികൾ പറഞ്ഞ വാദങ്ങള് തെറ്റാണെന്നും പറഞ്ഞ് വാദിക്കുകയും. ശാസ്ത്രിയമായിട്ട് മറ്റുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അദ്ദേഹത്തെ വാദപ്രതിവാദത്തില് അഹ് മറിച്ചിടുകയാണ് ചെയ്തത് തോല്പിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോ വളരെ അധികം അഹ് നാട്ടുകാർക്ക് എല്ലാവർക്കും അത് വളരെ അധികം സന്തോഷം ആയി. പരദേശി ആയിട്ടുള്ള ഒരു പണ്ഡിതനെ അഹ് തോൽപിക്കാൻ ഉം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളുണ്ടായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏറ്റെടുക്കയാണ് ചെയ്തത്.

ഒരാളുടെ ശരീരം വെച്ചിട്ടോ അദ്ദേഹത്തിന്റെ പ്രായം വെച്ചിട്ടോ നമ്മള് ഒരിക്കലും കളിയാക്കാൻ പാടില്ല. അവര് വലിയ കഴിവുള്ള മനുഷ്യരായിരിക്കും അല്ലേ. അപ്പോ ഇവിടെ കാക്കശ്ശേരി ഭട്ടതിരി അങ്ങനെ ആണ്, അങ്ങനെയായിരുന്നു. ആകാരോ ഹ്രസ്വഹാ ഞാൻ ചെറിയവനാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോ. അദ്ദേഹം പറഞ്ഞത് തന്റെ അറിവ് വെച്ച് അവൻ വലിയവൻ ആണെന്ന് തെളിയിക്കയാണ് ഉണ്ടായത് അദ്ദേഹം അപ്പോ നമ്മൾ ഒരിക്കലും അറിവില് അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ചു. നമുക്ക് സ്ഥാനമാനങ്ങൾ കിട്ടും സമ്മാനങ്ങള് കിട്ടും എങ്കിലും നമ്മുടെ പ്രതിയോഗി ചെറിയവൻ ആണ് എന്ന് കളിയാക്കാനോ അങ്ങനെ ഒരു സമീപനം വെച്ചുപുലർത്തുന്നതും നല്ലതല്ല.

മനസ്സുകൊണ്ടും അറിവുകൊണ്ടും ആണ് നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തേണ്ടത്. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ആ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലായി. അല്ലേ? അതെ. ഇനി നമുക്ക് പുതിയ പാഠഭാഗത്തിലേക്ക് കടക്കാം. എല്ലാവരും തയ്യാറല്ലേ പുതുതായിട്ട് നമുക്ക് പഠിക്കാൻ ഉള്ളത് ഒരു കവിതയാണ്. ഏതാണ് കവിതയുടെ പേര് എന്ന് ശ്രദ്ധിച്ചോ? മാണിക്യവീണ.

നേരെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. എന്താണ് ആ ചിത്രം? അതെ, അത് ഒരു വൃക്ഷത്തിന്റെ ചിത്രം ആണല്ലേ. ഒരു വല്യ ഒരു മരത്തിന്റെ ചിത്രാണ് ആ ചിത്രം നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ എന്താ പ്രത്യേകത? ആഹ് ആ വലിയ വൃക്ഷത്തിന്റെ അടിയിലായിട്ട് എന്തൊക്കെയോ അക്ഷരങ്ങള് കാണുന്നുണ്ട്. അല്ലേ? എന്താണ് മലയാളം. അഹ്

അത് തന്നെ ആണ് മാണിക്യവീണ എന്ന കവിത, മലയാള ഭാഷയെ കുറിച്ചിട്ട്, മലയാളം എന്ന് പറയുന്ന ആ~ആഴത്തിൽ വേരുകൾ ഉള്ള ആ മഹത്തായ നമ്മുടെ മാതൃഭാഷയെ കുറിച്ചുള്ള,

നമുക്ക് എഴുത്തുകാരനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പരിചയപ്പെടാം. ആയിരം വെണ്ണിക്കുളം ഗോപാല കുറുപ്പ്. തിരുവല്ല വെണ്ണിക്കുളത്ത് ജനിച്ചു. കവി, നിവർത്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധൻ. മാണിക്യവീണ, വെള്ളിത്താനം, മാനസപുത്രി, സരോവരം, കദളീവനം, കാമസുരഭി തുടങ്ങിയ കവിതാസമാഹാരങ്ങളും. കൈരളി ഭോജം, തിരുകുറൽ, ഭാരതീയുടെ കവിതകൾ, തുളസീദാസ രാമായണം തുടങ്ങിയ വിവർത്തനങ്ങളും പ്രസിദ്ധികരിച്ചിട്ടുണ്ട്. കേന്ദ്ര, കേരള സാഹിത്യ അക്കാദമി award കൾ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ മാണിക്യവീണ എന്ന കവിത എഴുതിയ വെണ്ണിക്കുളം ഗോപാല കുറുപ്പ് എന്ന കവിയെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠത്തിന്റെ പേര് എന്തായിരുന്നു? മാണിക്യവീണ അല്ലെ. മാണിക്യവീണ എന്ന് പറഞ്ഞാൽ പൂ വീണ നിങ്ങള് കണ്ടിട്ടുണ്ടാകുമല്ലോ? വീണ അത് ഒരു സംഗീത ഉപകരണം ആണ്. അല്ലേ? സംഗീത ഉപകരണത്തിൽ നിന്നും നമ്മൾ തന്ത്രികൾ മീട്ടുമ്പോൾ കിട്ടുന്ന സ്വരം എങ്ങനെ ഉള്ളതായിരിക്കും? അപസ്വരം ആയിരിക്കുവോ? അല്ല. വളരെ അതിമധുരമായിട്ടുള്ള, നമ്മുടെ കാതുകളെ എല്ലാം തഴുകി തലോടുന്ന, വളരെ മധുരമായ ശബ്‍ദങ്ങൾ ആണ് വീണയിൽ നിന്നും ഉണ്ടാവുക അല്ലേ? തീർച്ചയായിട്ടും മലയാളം അത്തരത്തിൽ ഒരു മാണിക്യവീണയാണ്. മലയാളത്തിൽ നിന്നും ഒഴുകുന്ന എല്ലാ ശബ്ദങ്ങൾക്കും വളരെ അധികം മധുരമാണ് എന്നൊരർത്ഥം കൂടി ആ തലകെട്ടിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. മലയാളത്തെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തിന്റെ പ്രത്യേകതകൾ ആയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം പറയാൻ പറ്റും? മലയാളം നമ്മുടെ മാതൃഭാഷയാണ് അല്ലേ? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. എന്ന് വള്ളത്തോൾ പാടിയത് പോലെ മറ്റുള്ള ഭാഷകൾ എല്ലാം നമ്മടെ പോറ്റ വളർത്തമ്മയാണ്. മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. നമ്മൾ മനുഷ്യർക്ക് പെറ്റമ്മ എന്ന് പറയുന്നത് നമ്മടെ പ്രസവിച്ച് വളർത്തുന്ന അമ്മ എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷ ആയിരിക്കണം എന്ന് അദ്ദേഹം പാടി, അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ മാതൃഭാഷയായ മലയാളം ആണ് നമ്മുടെ അമ്മ എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ മാതൃഭാഷയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മളേതു കാര്യവും പെട്ടെന്ന് നമ്മൾ ആശയവിനിമയം നടത്തുന്ന ഭാഷ കൂടിയാണ് നമ്മടെ മലയാളം. നമ്മടെ മാതൃഭാഷ അല്ലേ? ഒരുപാട് സാഹിത്യപരമായിട്ട് ഒരുപാട് ഉയർന്ന നിരയിൽ ആണ് മാതൃഭാഷയായ മലയാളം ഇന്ന് എത്തി നിൽക്കുന്നത്. നമുക്ക് വലിയൊരു പാരമ്പര്യം ഉണ്ട്. അതിനോട് classic പദവിയിലേക്കും വളരെ ഉയർന്ന നിലവാരത്തിലേക്കും മലയാളം എത്തുകയുണ്ടായി. മലയാളം എന്ന നാട് നമ്മുടെ കേരളം ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമായിട്ട് ഒരു ദേശമായിട്ട് മാറുകയുണ്ടായി. അങ്ങനെ ഭാഷ അടിസ്ഥാനത്തിൽ കേരളം എന്ന സംസ്ഥാനം രൂപംകൊള്ളുകയും, ദെെവത്തിന്റെ സ്വന്തം നാടായി മാറുകയും എല്ലാം ചെയ്തു.

മലയാളം എന്ന് പറയുമ്പോൾ മനസ്സിന് ഒരു ഉണർവ്വ് ഏകുന്ന ഒരു ഭാഷ തന്നെ ആണ് നമുക്ക്. വെണ്ണിക്കുളം ഗോപാല കുറുപ്പ് അദ്ദേഹത്തിന്റെ കവിതയിൽ എങ്ങനെ ആണ് അടയാളപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കേട്ട് നോക്കാം. മാണിക്യവീണ എന്ന കവിത കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടല്ലോ. നമുക്ക് ആ കവിത ഒന്ന് ആസ്വദിക്കാം. എല്ലാവരും തയ്യാറല്ലേ? പാഠപുസ്തകം കയ്യില് വേണം. ഒപ്പം ആ കവിതയ്ക്ക് ഒപ്പം താളം പിടിച്ച് ഒന്ന് മൂളാൻ ശ്രമിക്കുക.

എല്ലാവരും തന്നെ മാണിക്യവീണ എന്ന കവിത ആസ്വദിച്ചു. നമുക്ക് ഇനി ആ കവിതയിലൂടെ അതിന്റെ അർത്ഥങ്ങൾ പരിശോധിച്ച് കടന്നു പോകാം. എല്ലാവരും പാഠപുസ്തകം കയ്യിലുണ്ടല്ലോ? നമുക്ക് ഈരടികൾ ആയിട്ട് ഈരണ്ടു വരികൾ ആയിട്ട് വായിച്ച് അർത്ഥം പറഞ്ഞു പോകാം. മാണിക്യവീണ വന്ദനം വന്ദനം വാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ. ഭാഷയുടെ പ്രത്യേകതകളെല്ലാം എടുത്തെടുത്ത് കവിതയിലൂടെ അവതരിപ്പിക്കുകയാണ് വെണ്ണിക്കുളം ഗോപാല കുറുപ്പ്. വന്ദനം വന്ദനം. ആദ്യമേ തന്നെ മാതൃഭാഷയായ മലയാളത്തെ വന്ദിക്കുവാൻ കവി തയ്യാറാകുവാണ്. സ്വയം വന്ദനം പറയുകയാണ്. വാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ. ദ്രാവിഡ നന്ദിനി. നന്ദിനി എന്ന് പറഞ്ഞാൽ മകള്. ദ്രാവിഡം എന്ന് പറയുന്ന ഭാഷാഗോത്രത്തിന്റെ മകളാണ് മലയാളം. ദ്രാവിഡ ഗോത്രത്തിൽ പെടുന്ന ഭാഷകൾ തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം. അത്തരത്തിൽ നാല് ഭാഷകൾ ആണ്. ദ്രാവിഡ ഗോത്രത്തിൽ ആണ് പെടുന്നത്. അതുകൊണ്ട് ദ്രാവിഡ ഗോത്രത്തിൽ പെടുന്ന മകളായിട്ട് മലയാള ഭാഷയെ കരുതുകയും. ആ ദ്രാവിഡ ഗോത്രത്തിന്റെ ദ്രാവിഡമ ദ്രാവിഡത്തിന്റെ മകളായ മാതൃഭാഷയോട് മലയാള ഭാഷയോട് വന്ദനം ചൊല്ലുകയാണ് ആദ്യത്തെ വരികളിൽ. വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്തനാമോദം കലർന്ന ഭാഷേ. മാഷ് ഇവിടെ വീണ്ടും വന്ദനം പറയുകയാണ്. എങ്ങനെ? ചിത്തം കവർന്നിടും നമ്മുടെ മനസ്സിനെ എല്ലാം കവരുന്ന ചന്തനാമോദം കലർന്ന ഭാഷേ. ചന്ദനം ചന്ദനത്തിന്റെ ഗുണം എന്താണ്? വളരെ പരിമളം ഉള്ളതാണ്. പരിശുദ്ധി ഉള്ളതാണ് ചന്ദനം. അതുപോലെ ചന്ദനത്തിന്റെ അത്രയും സുഗന്ധം അല്ലെങ്കിൽ ആ മൂല്യം കലർന്ന എന്റെ ഭാഷേ നിനക്ക് ഞാൻ നിന്നെ ഞാൻ വന്ദിക്കുന്നു. ജീവന്ന് നൂതനോന്മേഷം പകർന്നിടും ദേവഭാഷമൃതം ചേർന്ന ഭാഷേ. ജീവന്ന് നൂതനോന്മേഷം നമ്മുടെ എല്ലാം ജീവന് നൂതനമായ ഏറ്റവും പുതിയ ഉന്മേഷം പകർന്നിടുന്ന ദേവഭാഷാമൃതം ചേർന്ന ഭാഷേ. ദേവഭാഷ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടിണ്ടോ നിങ്ങള്? സംസ്കൃതത്തിനെ ആണ് ദേവഭാഷ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മലയാളത്തില് ഒരുപാട് സംസ്കൃതപദങ്ങൾ ഉണ്ട് അല്ലെ, സംസ്കൃതത്തിന്റെ വലിയൊരു സ്വാധീനം മലയാള ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട്. ദേവഭാഷാമൃതം ചേർന്ന ഭാഷേ. ഒരു അമൃത് പോലെ ദേവഭാഷയെ കുടിയിരുത്തിയ ദേവഭാഷയെ സ്വീകരിച്ച നമ്മുടെ ജീവന് നൂതനമായ ഉന്മേഷം പകരുന്ന ഭാഷേ. അഭിസംബോധന ചെയ്യുകയാണ് നമ്മുടെ ഭാഷയെ. നമ്മുടെ മലയാളത്തെ അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുകയാണ് ഇവിടെ കവി. നിൻമുലപ്പാലിന്റെ വീര്യം ഉൾക്കൊണ്ടതെൻ ജന്മജന്മാന്തര പുണ്യമല്ലേ. നിൻമുലപ്പാലിന്റെ വീര്യം ഉൾക്കൊണ്ടതെൻ ജന്മജന്മാന്തര പുണ്യമല്ലേ. ഇവിടെ കവി പറയുന്നത് എന്താണ്? നിൻ മുലപ്പാലിന്റെ മലയാളത്തിന്റെ വീര്യം ഉൾക്കൊണ്ടത് മുജന്മങ്ങളിൽ ഞാൻ ചെയ്ത ഏതോ ഒരു പുണ്യത്തിന്റെ ഭാഗമാണെന്ന് കവി വിശ്വസിക്കുകയാണ്. ഞാൻ മലയാളി ആയി പിറന്നത് മലയാള ഭാഷ എൻ മുല അമ്മയുടെ മുലപ്പാല് പോലെ ഞാൻ ഉൾകൊള്ളാൻ കാരണം എന്റെ മുജന്മ സുകൃതം ആണെന്ന് കവി അടയാളപെടുത്തുന്നു.

മലയാളത്തിന്റെ വശ്യമായ ചൈതന്യം എല്ലാവരെയും വശീകരിക്കുന്ന എല്ലാവരെയും അടിപ്പിക്കുന്ന നിന്റെ ശൈലിയിൽ നിന്നെ ജയിക്കാൻ ഈ ലോകത്ത് ഈ വിശ്വലോകത്ത് ഏത് ഭാഷയാണ് ഉള്ളത്? നിന്നെ പോലെ നീ മാത്രമാണ് എന്ന് കവി അടയാളപ്പെടുത്തുന്നു. ഏതു ഭാഷയുടെ പ്രത്യേകത ആണ് ഇവിടെ പറഞ്ഞത്? മലയാള ഭാഷയുടെ. മലയാളം ദ്രാവിഡ ഗോത്രത്തിൽ ഉള്ള ഒരു ഭാഷയാണെന്നും സംസ്കൃതത്തിന്റെ സ്വാധീനം ഉള്ള ഭാഷയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ മലയാളി ആയി പിറന്നതിൽ മലയാളം അമ്മയുടെ മുലപ്പാല്പോലെ സ്വീകരിക്കാൻ സാധിച്ചതിൽ ഞാൻ മുജന്മ സുകൃതം ചെയ്തിരിക്കുന്നു എന്നും അദ്ദേഹം അടയാളപ്പെടുത്തുന്നു. കൂടാതെ നിന്നെ പോലെ ഈ ലോകത്ത് ഏതു ഭാഷയാണ് ഇത്രയും വശ്യമായ ശൈലിയിൽ ആവിഷ്കരിക്കാൻ കഴിയുന്നത്? എന്നും അദ്ദേഹം വളരെ എളിമയോടുകൂടി എന്നാൽ തന്റെ ഭാഷയിൽ അഭിമാനം കൊണ്ട് അദ്ദേഹം പറയുകയാണ് അല്ലേ? ഇനി അടുത്ത വരികൾ. താളമിട്ടാടുന്നു ചെങ്കടൽ കല്ലോല.

ശ്രദ്ധിച്ചോ താളമിട്ടാടുന്നു തേങ്കടൽതല്ലോലം. തേങ്കടൽതല്ലോല. പാളി നിൻ ഗാനങ്ങൾ കേട്ടിടുമ്പോൾ. ഇങ്ങനെ താളമിട്ടാടുകയാണ് എന്ത്? തേങ്കടൽതല്ലോലം. ഇങ്ങനെ ഇളകി ആടുന്ന തിരകളുടെ ഇളക്കം പോലെ നിന്റെ ഗാനങ്ങൾ കേട്ടിടുമ്പോൾ മലയാളത്തിന്റെ സ്വരങ്ങൾ കേൾക്കുമ്പോൾ താനമായിത്തീരുന്നു നാളികേരദ്രുമം നാളികേരം എന്ന് പറഞ്ഞാൽ തെങ്ങ്. അതിന്റെ പട്ടകൾ അതിന്റെ ഇലകൾ, താലപത്രാന്തരമർമരങ്ങൾ. കേരളത്തിന്റെ പ്രത്യേകത കേരം തിങ്ങിയ നാടാണ്. തെങ്ങുകൾ നിറഞ്ഞ നാടാണ് അല്ലെ. അപ്പോ അത് താനമായി തീരുന്നു. താനം എന്ന് പറഞ്ഞാ സ്വരവിസ്താരമുറ എന്ന് പാഠപുസ്തകത്തിന്റെ പുറകിൽ തന്നെ അർത്ഥം ഉണ്ട്. അപ്പം അങ്ങനെ സ്വരത്തിന്റെ അടിസ്ഥാനത്തില്

താലപത്രാന്തരമർമരങ്ങൾ, തെങ്ങിന്റെ പട്ടയിൽ നിന്നും തെങ്ങിന്റെ മുകൾ ഭാഗത്തുനിന്നും മർമരങ്ങൾ കേൾക്കുന്നുണ്ട്. മലയാളത്തിനോട് ഒപ്പം തന്നെ ആനന്ദരാഗങ്ങൾ മൂളുന്നു നീളുന്ന കാനനപ്പോൽക്കുളിർചോലയെല്ലാം. ആനന്ദ രാഗങ്ങൾ വളരെ സന്തോഷം നൽകുന്ന രാഗങ്ങൾ മൂളുന്നു നീളുന്ന കാ കാനനപ്പോൽക്കുളിർ ചോലയെല്ലാം ഇതേ നീളത്തിൽ ഉള്ള കാനനം കാട്ടിലെ കുളിർച്ചോലയിൽ എല്ലാം എന്ത് നമ്മൾ കേൾക്കുന്നു? ആനന്ദ രാഗങ്ങൾ. മലയാളമാകുന്ന ആ ചോലയിൽ നിന്നും മലയാളത്തിന്റെ ആനന്ദ രാഗങ്ങൾ കേട്ടുകൊണ്ട് ഇരിക്കുന്നു. ത്വൽ കർമ്മമണ്ഡലം വിസ്തൃതമാല്ലൊരു കൈക്കുടവട്ടമാണായിരിക്കാം എങ്കിലും നിൻ കീര്‍ത്തിയെത്താത്തതെങ്ങുവാ? ശങ്കരദേശികദേശഭാഷേ അന്തരീക്ഷത്തിൽ സുഗന്ധം പരത്തുവാൻ എന്തിന്ന് കസ്തുരി ഏറെ ഓർത്താൽ. ഇതുവരെ മലയാള ഭാഷയുടെ പ്രത്യേകതകൾ പറഞ്ഞുപോയി. അത് പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന, കേരളീയമായിട്ടുള്ള പ്രകൃതിയിലെ സൗന്ദര്യത്തിൽ എത്രത്തോളം സ്വാധീനം മലയാളത്തിന് ഉണ്ടെന്ന് തെളിഞ്ഞു. ഇനി അടുത്തത് മലയാളത്തിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തെല്ലാം പറയുന്നുന്നും ആ വരികളിൽ ഉണ്ട്. കർമ്മമണ്ഡലം വിസ്തൃതമല്ലതു. മലയാളത്തിന്റെ കർമ്മമണ്ഡലം മലയാള ഭാഷയിൽ സംസാരിക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് കേരളം ആണല്ലേ. മറ്റു രാജ്യങ്ങളെ, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ചെറിയൊരു കൈകുടവട്ടം ആണ്. നമ്മുടെ കയ്യോട് ചേർത്തുപിടിക്കാവുന്ന അത്രയും ചെറുതായ വട്ടം ആണ് ആയിരിക്കാം. അത്രയും ചെറിയ പ്രദേശം ആയിരിക്കാം ഒരുപാട് വിസ്തൃതം ഒന്നും അല്ല കേരളം. എങ്കിലും ഒരു ചെറിയ പ്രദേശം ആണെങ്കിലും നിൻ കീർത്തി എത്താത്തെതെങ്ങുവാൻ. എങ്കിലും

നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചാണ് അഥവാ climate change കാലാവസ്ഥയിലുണ്ടാകുന്ന കാര്യമായതും പതിറ്റാണ്ടുകളോ ദശലക്ഷക്കണക്കിനോ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതുമായ മാറ്റത്തെയാണ് സാധാരണയായും കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ശരാശരി കാലാവസ്ഥാ മാനഗങ്ങളിലെ വ്യതിയാനമോ രൂക്ഷമായ സംഭവങ്ങളുണ്ടാകുന്ന തോതിലെ മാറ്റമോ ഇക്കൂട്ടത്തിൽ പെടുന്നു പ്രതിഭാസങ്ങളിലെ മാറ്റങ്ങൾ അതായത് ജൈവ ജന്യമായ പ്രകിയകൾ സൂര്യ പ്രകാശത്തിലെ മാറ്റങ്ങൾ light techtonil അഗ്നിപർവത സ്ഫോടനം പ്രകൃതിയിലെ മനുഷ്യ ജന്യമായ മാറ്റങ്ങൾ എന്നിവ ഇതിന് കാരണമായേക്കാം നിലവിൽ ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമുള്ള പ്രധാന കാരണങ്ങൾ മനുഷ്യരുടെ ഇടപെടലുകളാണ് പല മാർഗങ്ങളിലൂടെ ഭൂമിയിലെ ഭൂതകാല കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പറ്റി മനുഷ്യൻ കൂടുതൽ വിവരങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഏർ കാലാവസ്ഥാ വ്യതിയാനം ഒരു തരത്തിൽ പറഞ്ഞാ അത് ആഗോളതാപനത്തെയും ബാധിക്കുന്നു അല്ലെങ്കിൽ ആഗോളതാപനത്തെയും വിവരിക്കുന്നു ആഗോള ശരാശരി താപനിലയിലെ വർധിച്ചു വരുന്ന വർദ്ധനവ് ഭൂമിയുടെ കാലാവസ്ഥാ വ്യവസ്ഥയിൽ അതിന്റെ സ്വാധീനം വിശാലമായ അർത്ഥത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭൂമിയുടെ കാലാവസ്ഥയിലുണ്ടായ ദീർഘകാല മാറ്റങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുന്നു

fossil ഇന്ധനങ്ങൾ ഉ ഇന്ധനത്തിന്റെ ഉപയോഗം വനനശീകരണം ചില കാർഷിക വ്യാവസായിക രീതികൾ എന്നിവ ഹരിതഗൃഹ വാതകങ്ങൾ വർധിപ്പിക്കുന്നു carbon dioxide ഉം methane ഉം ഹരിതഗൃഹ വാതകങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ചൂടായതിനു ശേഷം ഭൂമി പ്രസരിപ്പിക്കുന്ന താപത്തിന്റെ ഒരു ഭാഗം ആഗിരണം ചെയ്യുന്നു ഈ വാതകങ്ങളുടെ വലിയ അളവുകൾ

അതേ സമയം ചൂട് തരംഗങ്ങളും കാട്ടുതീയും കൂടുതൽ സാധാരണവുമാണ് arctic ലെ വർധിച്ചു വരുന്ന ചൂട് thermasoft ഉരുക്കുന്നതും ഹിമാനികളുടെ പിൻവാങ്ങലിനും കടൽ ഹിമ നഷ്ടത്തിനും കാരണമായി ഉയർന്ന താപനില കൂടുതൽ തീവ്രമായ കൊടുങ്കാറ്റുകൾ വരൾച്ചകൾ മറ്റു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവക്ക് കാരണമാകുന്നു പർവതങ്ങൾ പവിഴപ്പുറ്റുകൾ arctic പ്രദേശങ്ങൾ എന്നിവയിലും എന്നിവയിലെ ദ്രുതഗതിയിലുള്ള പാരിസ്ഥിതിക മാറ്റം പല ജീവവർഗങ്ങളെയും മാറ്റി സ്ഥാപിക്കാനോ വംശനാശം സംഭവിക്കാനോ നിർബന്ധിതരാകുന്നു ഭാവിയിലെ ചൂട് കുറക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചാലും ചില ഫലങ്ങൾ നൂറ്റാണ്ടുകളോളം തുടർന്നേക്കാം സമുദ്രത്തിലെ താപനം സമുദ്രത്തിലെ അംളീകരണം സമുദ്ര നിരപ്പ് ഉയരൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം ജനങ്ങളെ വർദ്ധിച്ച വെള്ളപ്പൊക്കം കൊടും ചൂട് വർദ്ധിച്ച ഭക്ഷണ ജല ധൗർബല്യം കൂടുതൽ രോഗങ്ങൾ സാമ്പത്തിക നഷ്ട്ടം എന്നിവയാൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മനുഷ്യ കുടിയേറ്റവും സങ്കട്ടനവും ഒരു ഫലമാകാം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ആഗലോ ആഗോള ആരോഗ്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ ലോകാരോഗ്യ സംഘടന അഹ് വിളിക്കുന്നത് കൂടാതെ താപനം പരിമിതപ്പെടുത്താനുള്ള നടപടി ഇല്ലാത്ത നടപടി ഇല്ലാതെ സമൂഹങ്ങളും ആവാസ വ്യവസ്ഥകളും ഭാവിയിൽ കൂടുതൽ ഗുരുതരമായ അപകട സാധ്യതകൾ അനുഭവിക്കും വെള്ളപ്പൊക്ക നിയന്ത്രണ നടപടികളിലൂടെയോ വരൾച്ചയെ പ്രതിരോധിക്കുന്ന വിളകളിലൂടെയോ കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായി പൊരുത്തപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അപകട സാധ്യതൾ കുറക്കുന്നു എന്ത് തന്നെയായാലും വർധിച്ചു വരുന്ന ചൂട് ഏർ ചൂട് കൊണ്ട് ഇത് ഒരിക്കലും സാധ്യമല്ല ആഗോള ബഹിർഗമനത്തിന്റെ ഒരു ചെറിയ പങ്ക് ദരിദ്ര രാജ്യങ്ങളാണ് എന്നിട്ടും അവർക്ക് പൊരുത്തപ്പെടാനാകാത്ത കഴിവ് കുറവാണ് പൊരുത്തപ്പെടാനുള്ള കഴിവ് തന്നെ കുറവാണ് നിലവിലെ ഒന്നേ point രണ്ട് degree celsius താപനിലയിൽ പല കാലാവസ്ഥാ വ്യതിയാന ആഘാതങ്ങളും ഇതിനകം തന്നെ അനുഭവപ്പെടുന്നുണ്ട് അധിക താപനം ഈ ആഘാതങ്ങൾ വർധിപ്പിക്കുകയും green land മഞ്ഞുപാളികൾ ഉരുകുന്നത് പോലെയുള്ള tipping point കൾക്കും കാരണമാവുകയും ചെയ്‌തേക്കാം കൂടാതെ രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ഉടമ്പടി പ്രകാരം

അവസാനത്തോടെ തന്നെ ആഗോളതാപനം ഇപ്പോഴും രണ്ടേ point ഏഴ് degree celsius എന്ന് തന്നെയായി തുടരുന്നു ഉയരുന്നു അഹ് ഒന്നേ point അഞ്ച്‌ degree celsius ആയി താപനം പരിമിതപ്പെടുത്തുന്നതിന് രണ്ടായിരത്തിമുപ്പത്തോടെ ഉത്ഗമനം പകുതിയായി കുറയ്ക്കുകയും രണ്ടായിരത്തിഅമ്പതോടേ അറ്റ പൂജ്യം ഉത്ഗമനം കൈവരിക്കുകയും ചെയ്യുന്നു ചെയ്യും പുറംതള്ളൽ കുറക്കുന്നതിന് fossil ഇന്ധനങ്ങൾ കത്തിക്കുന്നതിനേക്കാൾ കുറഞ്ഞ carbon സ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കേണ്ടതുണ്ട് ഈ മാറ്റത്തിൽ കൽക്കരി പ്രകൃതിവാതകം ഉപയോഗിച്ചുള്ള വൈദ്യുതനിലയങ്ങൾ നിർത്തലാക്കൽ കാറ്റ് സൗരോ കാറ്റ് സൗരോർജം മറ്റുതരത്തിലുള്ള പുനരുല്പാദിപ്പിക്കാനാവുന്ന ഊർജം എന്നിവയുടെ ഉപയോഗം ഗണ്യമായി വർധിപ്പിക്കൽ ഊർജോപയോഗം കുറക്കൽ എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ carbon പുറംതള്ളാത്ത സ്രോതസ്സുകളിൽ നിന്ന് ഉല്പാദിപ്പിക്കുന്ന വൈദ്യുതി ഗതാഗത ഗതാഗതത്തിനും കെട്ടിടങ്ങൾ ചൂടാക്കുന്നതിനും വ്യവസായിക സൗകര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനും fossil ഇന്ധനങ്ങൾ മാറ്റി സ്ഥാപികേണ്ടതുണ്ട് അന്തരീക്ഷത്തിൽ നിന്നും carbon നീക്കം ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് വനവിസ്തൃതി വർദ്ധിപ്പിച്ചു മണ്ണിൽ carbon പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള കൃഷികളൊക്കെയാണ് ഇതിന് സാധാരണയായും ഉദാഹരങ്ങളായി പറയാനുള്ളത് കൂടാതെ കാലാവസ്ഥ വ്യതിയാനം കേരളത്തിലും വളരെ വലിയ രീതിയിൽ ആശങ്കപ്പെടണം ലോകത്താകമാനം കാലാവസ്ഥ മാറ്റിമറിക്കുന്നു മാറ്റിമറിയുന്നു സമീപകാലത്തായി ഈ മാറ്റത്തിന് വേഗതകൂടി മിന്നൽപ്രളയവും ഉഷ്ണക്കാറ്റും കാട്ടുതീയും അപ്രതീക്ഷിത പേമാരിയും വ്യാപകമാകുന്നു പ്രളയം കൊടുംകാറ്റ് ചൂട് വരൾച്ച മറ്റുകാലാവസ്ഥ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം വലിയതോതിൽ തന്നെ ഉണ്ടാകുന്നത് നിരവധി പഠനങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ പ്രവചനങ്ങളെയെല്ലാം കൂടുതൽ ശക്തിപ്പെടുത്തി കൊണ്ടാണ് കഴിഞ്ഞദിവസം അഹ് inter government ന്റെ panel on climate change ന്റെ അഥവാ IPIPCC പുതിയപഠനം report പുറത്തുവന്നത് ഐക്യരാഷ്ട്രം സംഘടന രൂപീകരിച്ച IPCC യുടെ ആറാമത്തെ report ആണ് തിങ്കളാഴ്ച ജനീവയിൽ പുറത്തിറക്കിയത് ഇരുനൂറ്റിമുപ്പതിനാല് ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പടെ

അപ്രതീക്ഷിതമായും അസാധാരണവുമായ രീതിയിൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുമെന്ന് ആഗോള തലത്തിലാകെ ആഹ് ആശങ്കപടർത്തുന്ന report നമ്മുടെ കൊച്ചു കേരളത്തിൽ വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ തീരപ്രദേശവും മലയോര മേഖലയും ഇപ്പോൾ തന്നെ വലിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുകയാണ് ഇത്തരം ദുരന്തങ്ങൾ ഇനിയും വർദ്ധിക്കുമെന്ന് ആപൽ സൂചന സൂചനയാണ് report കളിൽ ഉള്ളത് ആഗോളതാപനം വർധിക്കുന്നതിനൂടെ ഉത്തരദ്രുവത്തിന്റെയും മറ്റു പ്രദേശങ്ങളിലെയും മഞ്ഞുരുകി കടൽ നിരപ്പ് ഉയരുകയും കൂടാതെ കടലിലെ താപനില വർധിക്കുകയും കടൽ കരയിലേക്ക് കയറാനുള്ള സാധ്യത വർധിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ ഓരോ പത്തു വർഷം കൂടുമ്പോഴും പതിനേഴ് meter വീതം കടൽ കരയിലേക്ക് കയറാമെന്നാണ് report ൽ പറയുന്നത് ഇത് തീര ദേശത്തിന് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുക IPCCreport ന് ഇത് കൊണ്ട് തന്നെ കേരളം അതി ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട് report ൽ പറഞ്ഞ പല കാര്യവും ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നതിന്റെ മുന്നറിയിപ്പുകളുമായി കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ മഹാ പ്രളയവും കടലേറ്റവും ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്

പ്രധാനമായും കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് പറയാനുള്ളത് അഹ് നന്ദി നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ മലയാള ചലച്ചിത്രം മലയാള cinema ഇന്ത്യയിലെ മികച്ച industry ആയി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതു കളോട് യാണെന്ന് പറയാം നിരവധി കഴിവുറ്റ സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ഈ കാലയളവിൽ രംഗത്തു വന്നു film institute film finance corporation എന്നീ സ്ഥാപനങ്ങളുടെ പ്രവർത്തന ചലച്ചിത്ര പഠനത്തിനും നിർമ്മാണത്തിനും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചു സംസ്ഥാന ചലച്ചിത്ര പുര പുരസ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആരംഭിച്ചതും ഈ നവോത്ഥാനത്തിന് സഹായകമായി മലയാള cinema യുടെ ഈ പുത്തൻ ഉണർവിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ PN മേനോന്റെ ഓളവും തീരങ്ങളുമാണ്

ലോകത്തിലെ തന്നെ മികച്ച സംവിധായകരെ പട്ടികയിൽ ഉൾപ്പെടുന്ന അടൂർ ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ആണ് സ്വയംവരം എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ സ്വയംവരം അന്തർദേശീയ തലത്തിൽ ഏറ്റവും അധികം ശ്രദ്ധയിൽപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്രങ്ങളിൽ ഒന്നായിരുന്നു studio കളിൽ മാത്രം cinema ചിത്രീകരിക്കുന്ന പതിവിന്

വിശ്വ പ്രസ് വിശ്വ പ്രസ് ത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ സംവിധാന നിർവഹണത്തിൽ നിർമാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങി മികച്ച ചിത്രത്തിന് അഭിനേതാവിനും PJ ആന്റണി ഉള്ള ദേശീയ പുരസ്കാരങ്ങൾ ഈ ചിത്രം നേടി

ഏറ്റവുമധികം സംഭാവനകൾ നൽകിയ സംവിധായകരായിരുന്നു അരവിന്ദനും അടൂരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ KG ജോർജിൻറെ സ്വപ്നാടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പുതിയൊരു ആഖ്യാന ശൈലി അദ്ദേഹം ഈ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചു മലയാള മ മധ്യവർഗി cinema യുടെ നെടുംതൂണുകൾ ആയിരുന്ന ഭരതനും പത്മരാജനും രംഗത്തെത്തിയതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആണ് പ്രയാണം എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തന്നെ പുറത്തിറങ്ങിയ പുനർജന്മം ഇന്ത്യൻ cinema യിലെ ആദ്യത്തെ erotic pshyschic thriller ആയിരുന്നു കെ KP കുമാരന്റെ അതിഥിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തുവന്ന് ന്നൂ തുടർന്ന് വ്യത്യസ്തമായ ചിത്രങ്ങളുമായി കടന്നുവന്നവരാണ് PA ബക്കർ കം കമ്പനി നദി ചുവന്നപ്പോൾ GS പണിക്കർ ഏകാകിനി രാജീവ് നാഥ് തണൽ തുടങ്ങിയവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അരവിന്ദൻറെ കാഞ്ചനസീത പുറത്തു വന്നു പുരാണകഥകളുടെ അതിനൂനതനം അതിനൂതനമായ ഈ ആവിഷ്കാരം ദേശീയതലത്തിൽ തന്നെ സംസ്ക സംസാരവിഷയമായി അടൂരിന്റെ കൊടിയേറ്റവും ഈ വർഷം പുറത്തിറങ്ങി MT യുടെ ബന്ധനം ബക്കറിന്റെ മണിമുഴക്കം എന്നീ ചിത്രങ്ങളും ശ്രദ്ധേയമായി ഭരതൻ പത്മരാജൻ team ൻ്റെ രതിനിർവേദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് രേഷ് ദക്ഷിണേന്ത്യയിൽ ചലച്ചിത്ര സങ്കൽപ്പങ്ങളെ തന്നെ മാറ്റി മറിച്ച ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മലയാളത്തിലെ ആദ്യ cinemascope ചിത്രമായ തച്ചോളി അമ്പു പുറത്തിറങ്ങി

അടൂർ ഗോപാലകൃഷ്ണന നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച ചിത്രലേഖ film society ആണ് കേരളത്തിലെ ആദ്യ film society എഴുപതുകളുടെ അവസാനത്തോടും എൺപത്കളുടെ ആദ്യത്തോടുകൂടി അനവധി മുഖ്യധാര cinema ക്കാർ രംഗത്ത് വന്നു jersey ശാപമോക്ഷം ഹരിഹരൻ രാജഹംസം IV ശശി ഉത്സവം മോഹൻ രണ്ടു പെൺകുട്ടികൾ ജോഷി tiger സലിം P രാധാകൃഷ്ണൻ അഗ്നി KR മോഹനൻ അശ്വതാത്മാവ് ബാലചന്ദ്രമേനോൻ ഉത്രാട രാത്രി രാധ എന്ന പെൺകുട്ടി പവിത്രൻ ആരോ ഒരാൾ എന്നിവർ ഈ കൂട്ടത്തിൽ പെടുന്നു പ്രേം നസീറിന്റെ താരാധിപത്യത്തോടൊപ്പം സഹതാരങ്ങളായി എത്തിയ സുകുമാരൻ ജയൻ സോമൻ എന്ന് എന്നിവർ നായക പദവിയിലേക്ക് വന്നു ഷീല ശാരദ തുടങ്ങിയവർ പിന്തള്ളപ്പെടുകയും സീമ ശ്രീവദ്യ അംബിക തുടങ്ങിയവർ രംഗത്തെത്തുകയും ചെയ്തു ജയഭാരതി ഈ കാലയളവിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം എഴുപതുകളുടെ അവസാനം മുതൽ എൺപത് കളുടെ അവസാനം വരെയുള്ള കാലഘട്ടത്തിലാണ് പൊതുവേ മലയാള cinema യുടെ സുവർണ്ണ കാലഘട്ടം എന്ന് വിളിക്കുന്നത് കള കളാമെന്മയും കലാമേന്മയും ജനപ്രീതിയും ഒരുപോലെ സ്വന്തമാക്കിയ മധ്യവർത്തി cinema കളുടെ വരവ് എൺപത്കളുടെ തുടക്കത്തോട് കൂടിയാണ് സമാന്തര cinema കളുടെയും ജനപ്രിയ cinema കളുടെയും ഇടയിൽ നിർ നിൽക്കുന്നത് എന്നാണ് മധ്യവർത്തി എന്നതു കൊണ്ട് അർത്ഥമാക്കുന്നത് അരവിന്ദൻ അടൂർ ജോൺ എബ്രഹാം എന്നിവർ സമാന്തര cinema കളു cinema യുടെയും ഭരതൻ പത്മരാജൻ KG ജോർജ് മോഹൻ എന്നിവർ മധ്യവർത്തി cinema കളുടെയും IV ശശി സത്യൻ അന്തിക്കാട് സിബി മലയിൽ പ്രിയദർശൻ തുടങ്ങിയവർ ജനപ്രിയ cinema കളുടെ വക്താക്കളായിരുന്ന Mellow drama കളിലൂടെ ശ്രദ്ധേയമായ ഫാസിൽ രംഗത്തെത്തിയതും ഈ സമയത്താണ് നസീറിന് ശേഷം മലയാള cinema യെ ദീർഘകാലം വാണ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ രംഗ പ്രവേശനവും എൺപത് കളുടെ ആദ്യം തന്നെ നടന്നു മേളയിലൂടെ മമ്മൂട്ടിയും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മോഹൻലാലും ചലച്ചിത്ര രംഗത്തെത്തി

പൊ പോക്കുവെയിൽ ചിദംബരം ഒരിടത്ത് ഭരതന്റെ ചാമരം കാറ്റത്തെ കിളിക്കൂട് ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം വൈശാലി പത്മരാജന്റെ ഒരിടത്ത് ഒരു fileman കൂടെവിടെ തിങ്കളാഴ്ച നല്ല ദിവസം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ തൂവാനത്തുമ്പികൾ അപരൻ മൂന്നാംപക്കം KG ജോർജിന്റെ യവനിക ലേഖയുടെ മരണം ഒരു flashback പഞ്ചവടി പാലം ആദാമിൻ്റെ വാരിയെല്ല് ബാലു മഹേന്ദ്രയുടെ യാത്ര എന്നിവ ഈ ദശാബ്ദത്തിലെ ശ്രദ്ധേയ ചിത്രങ്ങളാണ് സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പ്രശ്നങ്ങൾ ജനപ്രീതി പിടിച്ചു പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ കാലഘട്ടത്തിലെ ചിത്രങ്ങളുടെ വിജയം ഇതിൽ ജയൻ മമ്മൂട്ടി മോഹൻലാൽ എന്നീ താര താര നായകൻമാരടെ വളർച്ചയ്ക്ക് അടിത്തറ പാകിയ അങ്ങാടി അഹിംസ ഈ നാട് അടിമകൾ ഉടമകൾ ആഹ് എന്നീ ജനപ്രിയ രാഷ്ട്രീയ cinema കൾ കളിലൂടെ IV ശശി T മ ദം ദാമോദരൻ T എൺപത്കളിയിൽ മുഖ്യധാരയിൽ പുതിയ വിജയ ചരിത്രമെഴുതി ആദ്യ ത്തെ എഴുപത് MMcinema യായ പടയോട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും ആഹ്

മങ്കട രവിവർമ്മ PS നിവാസ് വേണു മധു അമ്പാട്ട് PSP വിപിൻദാസ് തുടങ്ങിയ ചായാഗ്രാഹകരും ജോൺസൺ ശ്യാം ഗുണ സിംഗ് തുടങ്ങിയ പശ്ചാത്തല സംഗീത വിദഗ്ധരും ഈ കാലയളവിൽ ശ്രദ്ധേയ ചിത്രങ്ങൾ ചെയ്തു ശ്രീനിവാസൻ സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിൻ്റെ ജീവിത ഗന്ധിയായ മികച്ച പല ചലചിത്രങ്ങളും എൺപത്കളിൽ പുറത്തു വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഷാജി N കരുണിന്റെ പിറവി അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും അധികം ബഹുമതികൾ വാരിക്കൂട്ടിയ ഇന്ത്യൻ ചലച്ചിത്രമാണ് തൊട്ടടുത്ത വർഷം വൈക്കം മുഹമ്മദ് ബഷീറിൻറെ മതിലുകൾ എന്ന കഥ അടൂർ ചലച്ചിത്രമായി ആവിഷ്കരിച്ചു ഇതോടു കൂടി ഞാൻ ഈ Topic അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം Hello

ഞാൻ ദാ പെരേല് IPL കണ്ടൊടിരിക്കാണ് ആ ഇന്ന് ചെന്നൈൻറെ കളിയാണല്ലോ ആ ഇന്ന് ചെന്നൈൻറെ കളിയാണ് നീ കാണണില്ലേ ഞാന് കണ്ടിട്ടില്ല മറ്റേ TV ല് നോക്കിട്ട് കിട്ടണില്ലെടാ Star sportsIPL നടക്കണേ Channel കളൊക്ക TV ന്ന് പോയിക്ക